അതില് കൊറച്ചു നെയ്യും എന്തേലും പൊരട്ടീട്ട് അങ്ങട്ട് ചട്ടീലിട്ടു പൊരിക്കുക.

ഇതൊക്കെ ഉമ്മയുണ്ടാക്കലോ? അതോ നിങ്ങളുണ്ടാക്കുവോ?

ഇതാര് പഠിപ്പിച്ചു? ഇതൊക്കെ പിന്നേ മുന്തിരി ഉണ്ടാവും, അങ്ങനെ ഓരോ items ഉണ്ടാവും. സമൂസയൊക്കെ ആരാ ഉണ്ടാക്കല്? സമൂസ ഉമ്മ ഉണ്ടാക്കും. ഇല്ലെങ്കില്‍ ചെലപ്പോ ഞാനുണ്ടാക്കും time ഉണ്ടെങ്കി ജ്ജ് എങ്ങനെയാ ഉണ്ടാക്കല്? ഞാനുണ്ടാക്കിയാ സമൂസേന്‍റെ കടേന്നു loos ഇല് കിട്ടും. അത് വാങ്ങിക്കും. എന്നിട്ട് അതിലേക്കു കൊറച്ച് മസാല ചേര്‍ക്കുക. Chicken ന്‍റെ ആണെങ്കില്‍ chicken മസാല, ഉള്ളി, ക്യാരറ്റ്, vegetable എന്തും ഇടാം.

എന്നിട്ടത് കൊറച്ച് ഒരു സമൂസ ഒരു corn shape ഇലാക്കി അതില് കൊറച്ച് മസാല നിറച്ചു കൊണ്ട് അത് സമൂസ കോലത്തിലാക്കുക. വേറെ എന്തുണ്ടാക്കല്? വേറെന്താ? വേറെ ഞാന് ഉമ്മാനെ സഹായിക്കലുണ്ട്. മറ്റേ വത്തക്ക juice ഉണ്ടാക്കും. ഇപ്പൊ നമ്മളിപ്പ shef ആണേ. ആഹ് എവടെ?

പിന്നെ ഏർ ഏർ cooker ആ. ആഹ് അഹ് hotel ഒക്കെ ഉണ്ട്. എവടെ നമ്മടെ നാട്ടില്‍ തന്നെയാണ്.

ഇങ്ങക്ക് ഏതു food ഇലേക്ക് ഇപ്പം ഏറ്റവും ഇഷ്ടല്ലേ food Food ഇല് ഇഷ്ടം ഉള്ള food മന്തി ഇഷ്ടാണ്. ബിരിയാണി പിന്നെ പൊറത്ത് നിന്ന് കഴിക്കലില്ലേ? പൊറത്ത് നിന്ന് മന്തി കഴിക്കാന്‍ പോക്കോണ്ട്.

ഞങ്ങള് ആഹ് town ഈ പോവും. അവിടെ ഒരു മിയാ മിയാ എന്ന് പറഞ്ഞൊരു famous ഒരു restaurant ഉണ്ട്. അങ്ങട്ട് പോക്കുണ്ട്. ആഹ് ബിരിയാണി ഇഷ്ടമല്ല.

പിന്നെ നമ്മളെ ഒപ്പം പഠിച്ച പത്താം class ഇന്‍റെയും

പിന്നെ ഇപ്പൊ ആയപ്പോഴത്തേന്.

അത്താഴത്തിന് എന്താ നിങ്ങള് കഴിക്കല്. ചോറ് തന്നെയാ കഴിക്കല്. അത്താഴത്തിന് ചോറ് തന്നെയാ കഴിക്കല് ഞാന്‍ ചോറല്ല കഴിക്കല്.

ഞാന് juice കുടിക്കലാണ്. ഈത്തപ്പഴവും dry fruits ഉം nuts ഒക്കെ ഇട്ടിട്ടേ

നമ്മള് ഈ ഒരു plate ചോറ് കഴിക്കണേന്‍റെ അത്ര തന്നെ കലോറി നമ്മക്ക് ഇതീന്ന് തന്നെ കിട്ടും.

ശരീരത്തിനു നല്ലതാണ്. പിന്നെ ഇന്‍റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ നാട്ടില്.

ആത്മാവേ പൊ ഇതൊക്കെയാണിവിടെ special ആയിട്ടുള്ള സാധങ്ങള്. ഇതിനൊക്കെ എന്താ rate? ഇതിനെന്താ. ആഹ് അയ്മ്പത്, നാപ്പത് ആ rate ഇലൊക്കെ വരും. പൈസക്കൊക്കെ worth ആണോ ഇത്? ആഹ് അത്യാവശ്യം quality ഇല്ലെ, quantity ഇല്ലെ സാധനമാ.

പിന്നെ shop അത്യാവശ്യം famous ആണ്. നാട്ടീന്നു ആള്‍ക്കാരാണോ, അതോ പൊറത്ത് നിന്ന് ഓല് നാട്ടിന്ന് പൊറത്ത് നിന്ന് വന്നവര് പൊറത്ത് നിന്ന് വന്നവരാണ് അവര്.

ഒരീ gulf ഇല് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ട് സ്വന്തം നാട്ടില് അങ്ങനെ ഒരു shop തൊടങ്ങല് അങ്ങനെ കാരണം സ്ഥാപിച്ചതാണ്.

കച്ചോടം ഒക്കെ ഉണ്ടാവും ഇല്ലേ? ഉം അവിടെ അത്യാവശ്യം crowd ഒക്കെ ഒണ്ടാവും.

ആഹ് നമ്മടവിടെ ഇല്യ. അവടവിടെ കടയുണ്ടാവും. Town തന്നെ ഉണ്ടാവും. അറിയില്ലേ?

അവിടെ തന്നെ.

പിന്നെന്താ? ഇല്ല പരിപാടിയൊന്നും ഇല്ല. ആഹ് ഉം നിങ്ങടവിടെ shop ഒന്നും ഇല്ലേ? മന്തിയൊക്കെ ഒന്നും ഇല്ലേ.

നമ്മടെ കുഴിമന്തി. ആഹ് പിന്നെ അവിടത്തെ എങ്ങനെ? price ഉം കാര്യങ്ങളും ഒക്കെ അവിടെ നൂറ്റിഅമ്പതാണ് ഒരു single ഇന്.

അവിടെന്താ? അത് തന്നെ ഉള്ളൂ. വേറെ ഉണ്ടോ? special ഉണ്ടോ സാധനം?

ഷവായ, തന്തൂരി,

അങ്ങനെ

നല്ല taste ആണ് ഓരോ food

നിങ്ങള് വന്നിട്ടില്ലേ? നെഹദീഫ് വന്നിട്ടില്ലാ.

ആഹ് food ഞാന്‍ കഴിച്ചിട്ടുണ്ട്. Food ഒക്കെ ഉഷാറാണ്. നല്ലേ taste ഉണ്ട്. ഒരുപാട് branch ഉകള്‍ ഉണ്ട് അവര്ക്ക്. ഉം ആ അറിയാം. എല്ലാ എല്ലാ state ഇലുമുണ്ട്. ഉം ഉം പോയി നോക്കിയിട്ടില്ല. ഉം

ചെയ്യും. ആ ഒറപ്പ്.

ശരി, വിളിച്ചതിന് നന്ദി. Okay.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

ഏർ നന്ദി Hello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

ഒന്ന് മെസ്സിനെ ഇഷ്ടല്ലാ.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

അപ്പൊ ഈ champion c നടക്കണില്ലേ അപ്പൊ. ആഹ്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

Grou Ground sevens ഇന്‍റെയാണോ fives ഇന്‍റെയാണോ അതോ elevens ന്‍റെയോ? Ground Six super six ന്‍റെ ground ആണ്.